അപ്പോഴാണ് അവരുടെ മനസ്സിൽ ഒരു ബുദ്ധി തോന്നിയത് നമുക്ക് നമ്മുടെ മോൾക്ക് മഞ്ഞപ്പാവാടയെടുക്കാൻ വേണ്ടി ഭിക്ഷക്ക് നടക്കാം വല്ലവരും തന്നാലോ അങ്ങനെ അവർ ഒരു പാത്രവും കൈയിൽ പിടിച്ച് അച്ഛനും അമ്മയും അങ്ങനെ ഓരോരോ വീട്ടിന്റെ പടികൾ നടന്നിറങ്ങി ഓരോരോ വീട്ടുകാർ ഓരോ രൂപയായും രണ്ട് രൂപയായും അവർക്ക് കൊടുത്തു ചില ചില വീട്ടുകാർ അവർക്ക് ഒന്നും കൊടുത്തില്ല അവരുടെ മോ മോളിതൊന്നും അറിയില്ലായിരുന്നു ചെറിയ കുട്ടിയാണവരുടെ മോൾ മോള് അങ്ങനെ അവരുടെ മോൾ school വിട്ട് വന്നപ്പോൾ അവളുടെ അമ്മയും അച്ഛനും അവൾക്ക് മഞ്ഞ പാവാട വാങ്ങിച്ച് വെച്ചിരുന്നു

സന്തോ അവളുടെ സന്തോഷം കൊ കണ്ട് അമ്മയും അച്ഛനും വളരെയധികം happy ആയി ഞങ്ങളുടെ മോൾ മഞ്ഞപ്പാവാടയിട്ട് പിറന്നാളോഘോഷിച്ചോട്ടോ അവൾക്ക് വേദന സഹിക്കാൻ കഴിഞ്ഞില്ല എന്റെ അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി എത്ര ആളുകളുടെ മുമ്പിലാണ് ഭിക്ഷ നടന്നത് എന്റെ വാശി കൊണ്ടല്ലേ ഇതെല്ലാം ഉണ്ടായത് ഞാൻ എന്റെ അമ്മയെയും അച്ഛനെയും ഇത്രയും വേദനിപ്പിക്കാൻ പാടിലായിരുന്നു ഇതിനു വേണ്ടി എനിക്ക് ഞാൻ വലുതായാൽ ഇവർക്ക് വേണ്ട എല്ലാ കാര്യവും ഞാൻ ചെയ്തു കൊടുക്കും ഞാൻ എന്റെ അമ്മയെയും അച്ഛനെയും വളരെയധികം സ്നേഹത്തോടു കൂടി നോക്കും അവർക്ക് വേണ്ടതെല്ലാം ഞാൻ വാങ്ങിക്കൊടുക്കും ഞാൻ വല്ല്യൊരു ജോലിക്കാരനായി ഞാൻ അവരെയെല്ലാം അവരെ രണ്ടു പേരെയും വലിയ വീടൊക്കെ പണിച്ച് അതിൽ സുഗമായി ജീവിപ്പിക്കും അതിനു വേണ്ടി ഞാൻ നല്ലവണ്ണം പഠിക്കണം അങ്ങനെ അവർ അവളുടെ പിറന്നാൾ ആഘോഷിച്ചു അങ്ങനെ അവൾ വലുതായി പിന്നെ അവൾ ആഹ് അങ്ങനെ അവൾ വലിയ കുട്ടിയായി അവളങ്ങനെ നല്ലവണ്ണം പഠിച്ച് നല്ലൊരു ജോലിക്കാരിയായി അപ്പോഴേക്കും അച്ഛനും അമ്മയും വയസ്സായി അവളുടെ അച്ഛന് തീരെ വയ്യാതായി അത് അച്ഛൻ മരിച്ചു പോയി അവൾക്കത് സഹിക്കാൻ പറ്റിയില്ല എന്നെ കൊണ്ട് എന്റെ അച്ഛന് ഒന്നും ചെയ്തുകൊടുക്കാൻ കഴിഞ്ഞില്ല ദൈവമേ ഇനി ഞാൻ എന്താ ചെയ്യാ അമ്മയ്ക്കും സഹിക്കാൻ കഴിഞ്ഞില്ല പിന്നെ അവളുടെ അമ്മയും അവളും മാത്രമായി അവരുടെ വീട്ടിൽ അവളങ്ങനെ വലിയ ജോലിയൊക്കെ ആയി അവളുടെ അമ്മയെയും നോക്കി 'അമ്മ പറഞ്ഞു മോളെ മോൾ വിഷമിക്കണ്ട നമ്മളുടെ അച്ഛന് നീ നിന്റെ ആത്മിയക്ക് ആഗ്രഹമുണ്ടായിരുന്നല്ലോ നിന്റെ അച്ഛനെ നിനക്ക് നോക്കണമെന്ന് അച്ഛന് വയ്യാണ്ടായിട്ട് അച്ഛൻ മരിച്ചതല്ലേ നീ വിഷമിക്കണ്ട കേട്ടോ മോളെ നീ എന്നെ നോക്കണം അങ്ങനെ അവളുടെ അമ്മക്കും വയ്യാതായി അങ്ങനെ അവളുടെ അമ്മയും കുറെ കിടന്ന് കിടന്ന് hospital ൽ കൊണ്ടുപോയി അവളുടെ doctor പറഞ്ഞു നിങ്ങളുടെ അമ്മക്ക് ദീർഘകാലം ആയുസുണ്ടാവില്ലാന്ന് അവളാകെ സഹിക്കാൻ കഴിയാതെ കരഞ്ഞു കരഞ്ഞു ഇനിയെനിക്ക് ആരുമില്ലലോ ദൈവമേ ഇനി ഞാൻ എന്താ ചെയ്യാ ഞാൻ ഒറ്റക്കായല്ലോ എന്ന വിഷമത്തിൽ അവൾ വളരെയധികം സങ്കടപ്പെട്ടു അവളുടെ അമ്മയും അങ്ങനെ വയ്യാതായി വയ്യാതായി മരണപ്പെട്ടു അവൾക്കിനി ആരും ഒരു കൂട്ടിനില്ല അങ്ങനെയിരിക്കെ അവളുടെ അമ്മ മരണപ്പെട്ടു അവൾ അവളുടെ അമ്മക്കും അച്ഛനും വേണ്ടി ഒരു അനാഥാലയത്തിലേക്ക് ഭക്ഷണം കൊടുത്തു

അവളുടെ വി അവളുടെ വിവാഹം അങ്ങനെ കഴിഞ്ഞു അവളുടെ ഭർത്താവ് അവളെ പോഞ്ചുപോലെ നോക്കി അതിലൊരു കുഞ്ഞുണ്ടായി നല്ല ഒരു പെൺകുഞ്ഞ് ആ കുട്ടിയേയും ആ കുട്ടിയും അവളുടെ അമ്മയ് അഹ് അവളും അവളുടെ ഭർത്താവും സുഗമായി ജീവിച്ചു അങ്ങനെയിരിക്കെ അവൾ സന്തോഷവതിയായി ജീവിച്ചു ഇതാണെന്റെ കഥ ഞാനിതിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം Hello അഫ്സാം ഉം എന്താ വിശേഷം? സുഗല്ലേ? ആഹ് എന്തായിപ്പ~ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുമൂന്നു പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ജയ്~ ജയ്‌പൂരുണ്ടോ അറിയാൻ വേണ്ടീട്ട് ആഹ് പിന്നെ phone എനിക്ക് തോന്നണു network issue ആയിട്ട് phone ഒന്നും like ഫോ~ call പോയിട്ടുണ്ടായിരുന്നു രണ്ടു പ്രാവശ്യം call പോയിട്ടുണ്ടായിരുന്നു, പിന്നെ ഇതാവണില്ല. എന്താ നാട്ടിലാണോ അതോ ജയ്‌പൂരുണ്ടോ?

അപ്പൊ ഞാൻ അതിനുവേണ്ടീട്ട് അഫ്സാമിനെ വിളിച്ചതാ, പക്ഷെ unfortunately call connect ആയില്ല, അങ്ങനൊക്കെ ആഹ് പിന്നെന്താ, എങ്ങയൊണ്ട് ജയ്‌പൂർ എന്നിട്ട്, അവിടെ കോവിഡൊക്കെ കൂടുതലാണോ?

ഏർ പിന്ന അധികം പേരെ ഇപ്പൊ hospitalize ചെയ്യണില്ല ഇപ്പോ, ഒരു നാലു ദിവസം മുന്നേ തൊട്ടിട്ട് അവരധികം പേരെ hospitalize ചെയ്യണ്ടാ, അത്രേയും critical ആയിട്ടുള്ള patients നെ മാത്രം ആഹ് ഒക്കെ hospital ചെയ്താമതി അങ്ങനെ അങ്ങനെ അതൊരു ഇതു കൊണ്ടുവന്നു. അതുകൊണ്ട് ഇപ്പൊ നമ്മക്ക് കൊറച് aged ആയിട്ടിള്ള ആൾക്കാരും പിന്ന അതുപോലെ ഈ infant ലെ വരണ കുട്ടികളും മാത്രേ ഇണ്ടാവലുള്ളൂ ഇപ്പൊ കോവിഡ് വന്നിട്ട്,

ഒൻപത് മണിയാകുമ്പോ result വരും അയാൾടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ quarantine പോകണ്ടിവരും ഒരാഴ്ച. എനിക്കിപ്പോ symptoms ഒന്നൂല്ല, പക്ഷെ ഏർ quarantine ചെയ്യണം അതൊന്ന് ഒരു ഇതുപോലെയായി, എന്താ പറയാ

അഫ്സാമിന് ജയ്‌പ്പൂരിന്റെ കാര്യം ചോയിച്ചത്. എങ്ങനെ ഇണ്ട് ജയ്പ്പൂര് expense ഒക്കെ? ആഹ് like ഒര് all ഇന്ത്യാ trip plan ചെയ്തതാ, പക്ഷെ അയിനുള്ള expense അയിനുള്ള ഒരിത് ഇല്ല.

ആഹ് ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ട്ണ്ട്. പക്ഷേ അതൊരു tourist purpose നുവേണ്ടീട്ട് വന്നിട്ടുണ്ടായിരുന്നതല്ല. അതൊരു confined ആയിട്ടുള്ളൊരു സ്ഥലത്ത് നിക്കുക, ഒരു ദിവസം full stay പോയി, തിരിച്ചുപോയി, അങ്ങനെയായിരുന്നു. അപ്പൊ അതോണ്ട് ഞമ്മക്ക് അന്നൊരു ഇതുണ്ട്~ കൊറച്ചു sightseeing നോ അല്ലെങ്കില് പക്കാ ഇതില് ഒന്നും ചെയ്യാൻ ഒന്നും പറ്റിയൊന്നുല്ല അവിടെ. ഞാൻ കേട്ടിട്ടിണ്ട് ഇങ്ങനെ അതിപ്പോ ചെന്നൈയില് നിങ്ങള് വന്നുകഴിഞ്ഞാലും ഇപ്പൊ ചെന്നൈലാണെങ്കിലും ഇതേ അവസ്ഥ തന്നെ ഇണ്ടാവുക. ഇവിടെ കൊറേ bargain ചെയ്ത് ഇപ്പൊ അവസാനം ഇപ്പോ തമിഴൻമാരെക്കാട്ടീം നല്ലോണം തമിഴ് ഞാൻ ഇപ്പോ പറയുന്നുണ്ട്‌ ഇവിടെ bargain ചെയ്തിട്ടൊക്കെ പൊറത്തേക്ക് എറങ്ങീട്ട്. അപ്പോ bargain അതെല്ലാടത്തും അങ്ങനെതന്നെയാ, എല്ലാ ഒരുവിധം നാട്ടിന്നു പൊറത്തിന്ന് വന്നവരാണെന്ന് മനസ്സിലാക്കികഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഒറ്റക്ക് അവര് വട്ടാക്കും. ഒരൂ, എന്താ പറയ്യാ കറക്~ ~ട്ട് അവര് അവരിടെ സ്വഭാവം എടുക്കു എന്നിട്ട് full ഇങ്ങനെ loot എയ്യും നമ്മടെ paisa യൊക്കെ, അപ്പങ്ങനെ ആഹ് അഫ്സാമിന് ഇതുപോലെ എന്തെങ്കിലും bucket list ആറ്റും ഉണ്ടോ ഇത് ഇങ്ങനെ എന്നെപ്പോലെ? എനിക്കിനി താല്പര്യം, പോവാന് താല്പര്യം സീഷെൽസിലാണ്, സീഷെൽസില് ഈസ്റ്റ് ആഫ്രിക്കയില്ലേ അവിടെ, അവിടെ അഹ് mean കൊറച് നല്ല നല്ല beaches ഉം അതുപോലെ തന്നെ നല്ല island country ഒ~ നമ്മക്ക് കൊറച് isolated ആയിട്ട്ള്ള ഒരു island ഇലേക്കാണേൽ മാൽദീ~ മാൽദ്വീപ്സൊക്കെ പോലെ ഒള്ളാരു island country യാണ് in സീഷെൽസ്. പിന്നെ അങ്ങട് പോവാൻ visa ടെ ആവശ്യയില്ല. ഭയങ്ക~ ഭയങ്കര എന്താ പറയാ one of the like not very expensive കേറ്റ~ ആ category ല് പെടാവുന്ന ഒരു country യാണ് സീഷെൽസ്. അപ്പോ എനിക്കങ്ങട്ട് പോണംന്ന് നല്ല ആഗ്രഹിണ്ട്. ഞാൻ actually അഹ് എനിക്ക് solo travelling നോടാണ് കൂടുതൽ താല്പര്യം. എനിക്കത് കൊറോ~ എന്താ പറയ്യാ. എന്നെത്തന്നെ ഇങ്ങനെ self ആയിട്ട് ഞാൻ explore എയ്തുതുടങ്ങിയത് ആ സമയാ. ഞാൻ first trip പോയത് ഇതുപോലെ ഇരുപതാമത്തെ വയസ്സിലാ പോയത്. അപ്പൊ ഇരുപതാമത്തെ വയസ്സില് ഒറ്റക്ക് അന്ന്. കൊറേ fight ചെയ്ത് ഇങ്ങനെ അറിയാല്ലോ, പൊതുവേ വീട്ടീന്ന് ഇവര് എറങ്ങുമ്പോ എന്തൊക്കെ fight ആ ഇണ്ടാവാ അതൊക്കെ അ~ അത്തരത്തിലിള്ള എല്ലാ fight കളും കഴിഞ്ഞിട്ടൊക്കെയാണ് last വിട്ടത്. എന്റുമ്മ ഇതുപോലെ നല്ലോണം travel എയ്യും. എൻറെ ഉമ്മ ഉപ്പയും അത്യാവശ്യം travel എയ്യും, ഉപ്പ പക്ഷേ എന്താച്ചാ അവർക്ക് രണ്ട് പേർക്കും പേടിയാണ് പൊറത്തേക്ക് വിടാൻ. അതിപ്പോ അവരെ പറഞ്ഞിട്ടും കാര്യവില്ല. നമ്മടെ society ഇപ്പോ അങ്ങനെയാണല്ലോ. അപ്പൊ എന്താ പറയാ? അതുകൊണ്ട് ഭയങ്കര പേടിയായിരുന്നു അവരിക്കിങ്ങനെ പൊറത്തേക്ക് വിടാ അതുപോലെ അത് പക്ഷേ ഒരു camping camping ഇനായ കാരണം വലിയ scene ഇണ്ടായില്ല അഹ് ഇപ്പോ ഇങ്ങനെ എന്താ പറയാ പൊറത്തൊക്കെ വിടുന്ന ആദ്യൊക്കെ അവർക്ക് പേടിയായി. പിന്നെ അത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മള് അഹ് ഇങ്ങന അവരെത്തന്നെ നമ്മള് പടി~ അവ~ അവർക്കും മനസ്സിലാക്കണം നമ്മള് നമ്മളെ നോക്കാൻ നമ്മളെത്തന്നെ നമ്മള് care ചെയ്യും, നമ്മള് നോക്കിക്കോളും ആഹ് നമ്മക്ക് സ~ നമ്മടെ safety നമ്മള് assure എയ്യും അങ്ങനൊക്കെ അവരിക്ക് മനസ്സിലാവ്വാണെന്നുണ്ടെങ്കില് പിന്നെ നമ്മൾക്ക് പോവാനുള്ള ഒരു terms and conditions ഒക്കെ എക്സ~ നമ്മള് എക്‌സാ~ അവരെ terms and conditions നമ്മള് accept എയ്യാണെന്നുണ്ടെങ്കിൽ പിന്നെ കൊഴപ്പില്ല, പോവാന്. ഞാൻ അങ്ങനെയാ ജോർജിയ പോയത്. പിന്നെ ഇരുപത്രണ്ടാമത്തെ വയസ്സിലാ ഞാൻ ജോർജിയ പോയത്. പിന്നതുപോലെ ഏർ ആഹ് സീഷെൽസ്‌ എന്റൊരു ഏർ dream പ്ലേ~ dream ന്നല്ല ഒരു bucket list ഇലുള്ള ഒരു സ്ഥലാണ്. പിന്നതുപോലെ നെതെർലാൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടാണ്. ഒരൂ പോണംന്ന് ആഗ്രഹൊള്ളൊരു country യാണ് നെതെർലാൻഡ്‌. ആഹ് അത്പോലെ ഐസ്ലാൻഡ്‌, ഫിൻലാൻഡൊക്കെ ആഹ് കൊഴപ്പൊയില്ലാത്ത സ്ഥലാ. ഉസ്‌ബെക്കിസ്ഥാൻ ഞാൻ കേട്ടിട്ട്~ ഇങ്ങനെ നല്ല കേ~ I mean ആഹ് ഒരു രസവുള്ള country യാന്ന് കേട്ടിന്, ഞാൻ കൂടുതലും ഉസ്ബെക്കിസ്ഥാനെപ്പറ്റിട്ട് ex~ explore ചെയ്തിട്ടില്ല കൂടുതല്. അത്പോലെ ഖസാക്കിസ്ഥാനില് എൻറെയൊരു cousinMBBS ന് പഠിക്കണുണ്ട്. അപ്പ അവളും ഇതുപോലെ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു, എങ്ങനേലും വരുണുണ്ടെങ്കി ഖസാക്കിസ്ഥാനിലേക്ക്‌ കേറിയോക്ക് ആഹ് നല രസാണവിടെ full ഈ കൊറച് nature ഇതിള്ള. പക്ഷേ അങ്ങനത്തെ സംഭവാന്നൊക്കെ പറഞ്ഞ് എന്നോട് ഉസ്~ ഖസാക്കിസ്ഥാനെ പറ്റീട്ടൊക്കെ. പിന്നെന്താ ഏർ പിന്നങ്ങനെ എനിക്കങ്ങനെ ഒരു ഇന്ത്യ full കാണണംന്ന് എനിക്കൊരു ആഗ്രഹം ഇണ്ട്. ഇന്ത്യ ഞാന് ഞാൻ അത്യാവശ്യം ഞാൻ ഇന്ത്യ travel എയ്തിട്ടിണ്ട് but in a sense അത് ഒരു sightseeing നോ അല്ലെങ്കില് ഒരു tourist ആയിട്ടോ അങ്ങനൊന്നല്ലാ പോയിട്ടുള്ളെ. എന്തെങ്കിലും purpose ന് purposefully പോയിട്ടിള്ളതാണ്. ഈ അഹ് എന്തെങ്കിലും ഇപ്പോ വല്ല admission ഓ അല്ലെങ്കില് എന്തേലും exam ഓ അങ്ങനൊക്കെയായിട്ട് പോയിട്ടുള്ളതാ. അല്ലാണ്ട് ഇങ്ങനെ enjoy ചെയ്യാ full mind free ആക്കാ അങ്ങനൊന്നും ഒന്നും ഞാൻ പോയിട്ടില്ല ഇന്ത്യയേല് അധികം സ്ഥലത്തൊക്കെ. അപ്പൊ എനിക്ക് ഇന്ത്യ full ഒന്നടിച്ചുപൊളിച്ച് കൺ~ കാണണം. അങ്ങനൊക്കെയിണ്ട് travelling ആണ് travelling, food ആൾക്കാരെ meet എയ്യ, culture experience എയ്യ, അതൊക്കെ ഒര്~ ഒരു experience ആ നമ്മളെ life ഇല് one time experience ന്നൊക്കെ പറേണ പോലെ. എ~ എപ്പോഴും എല്ലാർക്കും കിട്ടിന്നൊരു ഭാഗ്യല്ലല്ലോ travel എല്ലാടത്തും travel എയ്യാ. ഇപ്പൊ ഏർ ഞാൻ ഇപ്പ travel എയ്തപോലൊന്നും എൻ്റെ sister ഓ അല്ലെങ്കി എൻ്റെ brother ഓ travel എയ്തിട്ടില്ല. അപ്പൊ അവരിക്ക്ന്ന് പറഞ്ഞാ അവര് കൊറച് റിസേർ~ reserved ആഹ് എൻ്റെ sister reserved ആണ്. പക്ഷേ എൻ്റെ brother അങ്ങനല്ല. അവന് കൊറച് liberal ആയിട്ടുള്ളൊരാളാണ്. അപ്പോ അവനിക്ക് പക്ഷെ സമയില്ല. സമയത്തിൻറെ ഒരു പ്രശ്നം. ഞാന് സമയം ഇല്ലാന്നുണ്ടെങ്കില് സമയം ഇണ്ടാക്കീട്ട് പോവും. അങ്ങനത്തൊരു character ആണ് എന്റെത്.

ഇപ്പോ ഈ പറഞ്ഞ രാജ്യങ്ങളല്ലാതെ ഇതൊക്ക എൻ്റെ bucket list ഇലുള്ള സംഭവങ്ങളല്ലേ? ആഹ് പിന്നങ്ങനെ കൂടുതൽ ഇതുപോലെ ജപ്പാൻ പോണന്ന് എനിക്ക് നല്ല ആഗ്രഹിണ്ട് അതുപോലെ ഏർ

ജപ്പാൻ ഇതുപോലെ അഫ്സാമ് പറഞ്ഞൊരു statement ഇല്ല്യെ അത് correct ആണ് economically and culturally നല്ലൊരു forward നമ്മളിപ്പോ ജീവിക്കണേലും പത്തു generation മുന്നേയാണ് അവര് ജീവിക്ക്ന്നന്നെന്റെ എൻറെ ഹസ്~. husband അവന് ആഹ് എന്താണ് അവൻ അഡ്നോക്കിലാ work എയ്യുന്നേ. അപ്പോ അവരിക്ക് ഒരു പ്രാവശ്യം ഇതുപോലെന്തോ ജപ്പാൻ visit ഇണ്ടായിരുന്നു. അപ്പോ ഒരു statement മാത്രം അവൻ എന്നോടോര് correct പറഞ്ഞിട്ടുള്ളൂ. നിനക്ക് ജീവിക്കാൻ പറ്റിയ സ്ഥലാണ് ജപ്പാനെന്ന്. എന്താ അവന് പറഞ്ഞേന്ന് എനിക്കറിയില്ല. പക്ഷേ മൂപ്പര് പറയും ഇങ്ങന നിനക്ക് ജീവിക്കാൻ പറ്റിയ സ്ഥലം ജപ്പാനാണ്ന്ന് പറയും. ആഹ് അവിടത്തെ ആൾക്കാര് എന്ന് പറഞ്ഞാ അഹ് ഇൻ~ ഇരുവത്നാല് മണിക്കൂറില് ഇരുപത്തിരണ്ട് മണിക്കൂറെങ്കിലും അവര് productive ആയിട്ട് എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുംന്നാണ് അവൻ പറഞ്ഞ~ പറഞ്ഞത്. എന്താന്നെനിക്കറിയില്ല ആഹ് like ജപ്പാൻ നല്ലൊരു സ്ഥലാണ് actually. ഇപ്പ ഇന്ത്യയായിട്ട് ജപ്പാന് നല്ല relationship ഉള്ളത്, എന്നാല് ancient times തൊട്ടിട്ടെന്നെ ഇന്ത്യാ റി~ ജപ്പാൻ relationship നല്ലതാണല്ലോ. അപ്പോ നമ്മക്ക് അവര് പോയപ്പോ അവര് എന്നോട് അവൻ പറഞ്ഞതെന്നോട് ഞാൻ ഇന്ത്യൻ ആണ്ന്ന് ഏർ ഞാൻ പറഞ്ഞപ്പോ ദുബായീല് കിട്ടിയ ആ ഒരു സ്വീ~ ആ ഒരു respect ഇനേലും ജപ്പാനില് പോയപ്പോ എനിക്ക് കിട്ടീ എന്നാണ് അവൻ പറഞ്ഞത്. പിന്ന അതുപോലെ ജപ്പാൻ ഇതുപോലെ കൊറേ സ്ഥലങ്ങള് visit ചെയ്യാൻ അവിടെയിണ്ട് ജപ്പാനില്. ആഹ് അഹ് അത് എന്താണ് east ഏഷ്യൻ country യായ കാരണം തന്നെ എന്താ പറയ്യാ ഈ

പിന്ന പറഞ്ഞിട്ട് കാര്യല്ല. അതൊരു war ഒരു zone ആക്കീട്ട് മാറ്റിയതാണല്ലോ പിന്നത് war zone ന്നല്ല ഒരു ഇതുപോല. അതുപോലെ എന്താ അവര് റി~ വേറൊരു സ്ഥലത്ത് പോയിട്ട്ണ്ടായിരുന്നു അന്ന്. നല്ല പേരാ അയിൻറെ. നാരാ, നാരാ നഗോ~ നഗോയാ, പിന്നെ ഫുക്കൂക്ക അങ്ങനെയെന്തോ കൊറേ സ്ഥലങ്ങൾക്ക് പോയിട്ട് ഞാന് ഇതുപോലെ പിന്നെ പോവണ്ട സമയത്ത് ഞാന് full ജപ്പാൻറെ ഇത് നോക്കിവെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എപ്പഴെങ്കിലും എനിക്ക് പോവാൻ വേണ്ടീട്ട് ആഹ് എന്നിട്ട് ഇങ്ങനെ ഇവര് പോയിട്ട് full ഇവര് കണ്ടൊന്നുവില്ല like ഇൻട്രസ്റ്റീ~ ഇന്ഡ~ industrial visit പോലൊക്കെയാ പോയത് but ആള് ഇങ്ങന അവർക്കും ഇതുപോലെ രണ്ടര ദിവസം സമയം കിട്ടിയ~

ഏർ എന്താ ഇഷിഗാക്കി ഐലൻഡോ അങ്ങനെ എന്തോ ഒര് സാനോണ്ട്ന്ന് പറഞ്ഞു. അത് ആള് പറഞ്ഞെന്നോട്. നീ പോവ്വാണെന്നുണ്ടങ്കിൽ എന്തായാലും must visit ആയിട്ട് പോണം അങ്ങത്തെ പിന്നെ എനിക്കാഗ്രഹിള്ള സ്ഥലം ഈജിപ്താണ് ട്ടോ, എന്താന്നറിയില്ല എനിക്ക് കൊറേ weird ആയിട്ട്ള്ള കൊറേ ആഗ്രഹങ്ങൾ ഇണ്ടാവലിണ്ട്. അയിലൊരു ആഗ്രഹാണ് ഈജിപ്ത് പോവ്വാ, അതുപോലെ ഇറാൻ. ഇറാനിക്ക്‌ പോണംന്ന് എനിക്ക് നല്ല ആഗ്രഹിണ്ട്. പിന്നെ എനിക്കതുപോലെ ഏർ north കൊറിയ പോണംന്ന് നല്ല ആഗ്രഹിണ്ട്. പക്ഷേ നോർത്ത് കൊറിയ ഭയങ്കര എന്താ പറയാ suppressed ആയിട്ട്ള്ള ഒരു country അല്ലേ ആഹ് പക്ഷേ അവിടെ ഇങ്ങനെ നമക്ക് enjoy ചെയ്യാൻ പറ്റുവോന്ന് എനിക്കറിയില്ല, സൗത്ത് കൊറിയ പോലെ. പക്ഷേ നോർത്ത് കൊറിയ സൗത്ത് കൊറിയയും എ~ എനിക്ക് ആഗ്രഹില്ല, എനിക്ക് ആഗ്രഹം means ഇണ്ട്. പോ~ പ~ കൊണ്ടോവാണെങ്കിലൊന്നു പോവും. പക്ഷേ എൻ്റെ sister ഇണ്ടല്ലോ BTSfan അവരിക്ക് ഭയങ്കര BTSfans ഇൻറെ heaven ന്ന് പറേണ പോലെയാണ്‌ അവൾക്ക് സൗത്ത് കൊറിയ. പോണംന്ന് നല്ല ആഗ്രഹിണ്ട്. എനിക്ക് നോർത്ത് കൊറിയ പോണംന്നാണ് ആഗ്രഹം. അവൾക്ക് സൗത്ത് കൊറിയ പോണംന്നാണ് ആഗ്രഹം. അപ്പോ രണ്ടും രണ്ടുതരത്തിലുള്ള ആൾക്കാരായതുകൊണ്ട് ഉപ്പാക്കും ഉമ്മാക്കും ഒരു ഇതില്ല. പിന്നെ മൊറോക്കോ ആഹ് പിന്നതുപോലന്നെ ഹൂർഗാഡ പറഞ്ഞിട്ട് ഒരു സ്ഥലം ഉണ്ട്‌ട്ടോ.

husband ൻറെ relative ആണവള് ആഹ് ഹൂർഗാഡാ university യിലാ പഠിക്കുന്നേ, അപ്പോ ഞാന് ആദ്യായിട്ടാണ് ഇങ്ങനൊരു സ്ഥലന്നെ ഇണ്ട്ന്ന് അവൾടെ അറി~ ആ university ഈടെ പേര് കിട്ടുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നെ. അപ്പോ ഞാന് അപ്പ ചോയിച്ചിട്ടിണ്ടായിരുന്നു അവളോട് എങ്ങനെയാണ് സ്ഥലം. അവളപ്പം പറഞ്ഞ് കൊഴ~ ഈജിപ്തില് കൊറേ ഏർ നമ്മള ഇന്ത്യ പോലെത്തന്നെ കൂടുത~ ആഹ് അത്ര അത് എന്താ പറയ്യാ വെൽതുവുണ്ട് ചെറുതുവുണ്ട് എന്നാ ഒര് ഒര് city ടെ ഒരു local feel ഉം ഒള്ളൊരു city ടെ richness feel ഉള്ള സ്ഥലാ, അതിലൊരു സ്ഥലാണ് ഹൂർഗാഡ richness feel തോന്നിക്കുന്നെ അപ്പ അതിലിത് അവളത് പോയിട്ട് കൊറേ അവളത് like അവര് പോയ കൊറേ സ്ഥലങ്ങളിണ്ടായിരുന്നു, ഒരു ഓറഞ്ച് ബേ അതുപോലെ എന്താണ് ഏർ ഹൂർഗാഡ ഗ്രാൻ~ എക്കോ~ അവിടെ ഭയങ്കര വലിയ aquarium ഒക്കെ ഇണ്ടെന്ന് പറഞ്ഞു, അപ്പോ അത് അവിടക്കൊക്കെ പോയിട്ടിണ്ടായിരുന്നു അതുപോലെ. അഫ്‌സാമിന് ഇങ്ങനെ യൂറോപ്യൻ countries അല്ലാണ്ട് ഈ മിഡിൽ ഈസ്റ്റില്ല് ഏതെങ്കിലും countries visit എയ്യാൻ ഇഷ്ടാണോ?

actually അഫ്സാമ് പറഞ്ഞതൊരു കാര്യാണ്. നമ്മടെ ഒരു enemy country യാണെന്നൊണ്ടെങ്കിൽ പോലും അവര് നമ്മടെ accept എയ്യ like ഒര് enemy country ആയിട്ടല്ല accep~ accept എയ്യാ. പിന്നേ ഏർ എന്റൊരു ആഹ് എൻ്റെ എങ്ങനെയാന്നാ പറയ്യാ ആഹ് ഒരു family friend ഇണ്ട് ഉപ്പാടെ എന്റൊരു ഫേം~ ഉപ്പാടെ വേ~ ഒരു ഉപ്പാടെന്നറിയില്ല ഉപ്പാടെ family ഈടെ ഒരു അവിടെ എല്ലാരും common ആയിട്ടുള്ളൊരു friend ആ മൂപ്പര് പാകിസ്‌ഥാനിയാണ്. ചെറുപ്പം തൊട്ടിട്ടേ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തുതര മൂപ്പരാ. അപ്പോ അങ്ങനെ ഒര് അതൊര് പാക്കിസ്ഥാൻ ഇന്ത്യാ വേർതിരിവ് ഇല്ലാണ്ട് അവര് അവിടെ ചെയ്തത്. പി~ പിന്ന ഒരു കാര്യം നമ്മള് നമ്മടോര് nationality നോക്കാണ്ട് മനുഷ്യന്മാരെന്നുള്ള രീതിക്ക് നോക്കാണെന്നുണ്ടെങ്കിൽ everything is fine അല്ലാന്നുണ്ടെങ്കിലാണ് ഈ ഏർ എന്താ പറയ്യ മതവും അതുപോലെന്നെ nationality, racism, sexism, castism ആ സാനങ്ങളൊക്കെ ഇങ്ങനെ പൊക്കി പൊങ്ങി വരും അങ്ങനെ. പാകിസ്ഥാൻ എനിക്കിഷ്ട ഉള്ളൊരു സ്ഥലാണ്. അത്പോലെ ഞാനിത്. ഉംറ വീട്ടല് സൗദി അറേബ്യയില് ഞാൻ പോയിട്ട്ണ്ട് പക്ഷേ അതൊക്കെ ഞാന് last ഉംറ ചെയ്തത് ഞാൻ eleventh പഠിക്കുമ്പോഴാണ്. അപ്പൊ അത് നമ്മള് ഒന്ന്~ ഒന്നും കാണുന്നൂല്ലല്ലോ like എന്താ പറയാ മക്കാ, മദീനാ അല്ലാതെ പിന്നെ ഞങ്ങള് ഹീറാ ഗുഹ കാണാൻ പോയി. അതൊക്കെ ഇപ്പ അങ്ങനൊരു full pilgrim mood ഇലല്ലേ അപ്പം ഒണ്ടാവ്വാ, നമ്മളൊരു മതപരമായിട്ട്ള്ള കാര്യത്തിനല്ലേ പോയിട്ടുളെള അപ്പൊ നമ്മക്ക് ഇതിനൊന്നും പറ്റില്ലല്ലോ. എനിക്ക് പിന്നെ ഇങ്ങനെ extra പോണംന്നിള്ള സൗദിയാ എനിക്ക് കാണണംന്ന്ള്ള ആഗ്രഹിണ്ട് അങ്ങനൊക്കെ പിന്നെന്താ കൊറേ countries ഇങ്ങനെ അൽ~ ഏർ ലിബിയ. ലിബിയ അതുപോലെ കാണണന്ന് ആഗ്രഹോള്ളൊരു country യാണ് അതെന്താന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് വൈ~ ഒരു പേരിന് ചെറുപ്പം തൊട്ടിട്ടെനിക്കത് പേരിനോടുള്ള attraction കാരണം കൊറേ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ട്ണ്ട് അതുപോലെ തോന്നുന്നിണ്ട്, അങ്ങനെ അപ്~ അപ്പൊ ഞാന് ശരി അഫ്‌സാം, ഞാന് വിളിക്കാം ആഹ് ജയ്‌പ്പൂരിന്റെ കാര്യങ്ങള് ഞാൻ കൂടുതല് research ചെയ്തിട്ട് ഞാൻ അഫ്സാമിനെ വിളിക്കാം. അപ്പോ എനിക്ക് വേണ്ട help ചെയ്തെന്നാൽ മതി. എന്തായാലും നീയൊരു കൊല്ലോണ്ടല്ലോ അവിടെ, അപ്പോ അതിന്റുള്ളിൽ എന്തായാലും വരാം. എല്ലാം set ആവട്ടെ okay? hello, അപർണ്ണ

നമ്മള് കുറേ കാലായില്ലേ ഇങ്ങനെ സംസാരിച്ചിട്ട്?

ആ

college എല്ലാം നന്നായി പോകുന്നുണ്ട്. എങ്ങനെയുണ്ട് നിങ്ങൾടെ മൂന്നാമത്തെ വർഷം? അഹ് വർഷം ആഹ് കുറച്ച് കഷ്ടപ്പാടാണ് എന്നാലും പ്രശ്നമില്ല. നന്നായിട്ട് പോകുന്നു ആഹ് ഇങ്ങനെ ഒരു tour ന്റെ കാര്യം ഒക്കെ നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അടുത്ത വർഷത്തേയ്ക്ക് വേണ്ടത് നമ്മുടെ last അവസാനത്തെ വർഷം ആകാൻ പോകുവല്ലേ? മൂന്നാമത്തെ വർഷം കഴിയാൻ പോകുവല്ലേ? ഒരു tour plan ചെയ്യുന്നുണ്ട്. ഒരു വിനോദ സഞ്ചാരം plan ആണോ? എവിടേയ്ക്കാ plan ചെയ്യുന്നേ? നമ്മൾ സ്ഥിര സ്ഥലമായി തന്നെ.

ആം എന്നുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട്. ആഹ് ഞങ്ങള് പണ്ട് ആഹ് ഞാൻ ആഹ് school ൽ പഠിക്കുന്ന സമയത്ത് പോയത് ഇവിടെ അഹ് മൂന്നാർ, ഇരിട്ടി അങ്ങോട്ടോക്കെ ആയിരുന്നു. അപ്പോ അവിടുത്തെ ഒക്കെ നല്ല ഒരു കാലവസ്ഥയിലാ നമ്മൾ പോയത്. ശരിക്കും ആഹ് ആ ഒരു ആഹ് എന്താ school കാലഘട്ടത്തിലെല്ലാം പോകുമ്പോ, ആ ഒരു

ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. ആഹ് അത് ഇപ്പോൾ ഒരേ സ്ഥലത്തുതന്നെ പോകുന്നതാണെങ്കിലും പല ആൾക്കാരുടെ കൂടെയല്ലേ നമ്മള് പോണെ? അഹ് school ലെ ഞാൻ ഒരു സുഹൃത്തുക്കളുടെ കൂടെ പോയി കോളേജിലും ആഹ് അതേ സ്ഥലത്തുതന്നെ ആഹ് പക്ഷേ വേറെ കുറേ കുട്ടികളുടെ ഒപ്പാ പോകു~പോകുന്നത് എങ്കില് നമുക്ക് അതിന്റെ ഒരു ആ ഒരു സ്ഥലം നമുക്ക് വേറെ തന്നെ ആയിട്ടു തോന്നും. അത് ഇപ്പം നമ്മള് വീട്ടുകാരുടെ കൂടെ പോകുമ്പോൾ നമുക്ക് ആ സ്ഥലം പ്രത്യേകം ഒരു വേറെ എന്തോ ഒരു ആഹ് ഒരിക്കലും മടുക്കൂല്ല നമുക്ക് ഓരോ സ്ഥലത്തിനും അതിന്റേതായ ഭംഗി ഉണ്ട്. നമ്മൾക്കിപ്പം പുതിയ പുതിയ സ്ഥലങ്ങള് കാണാൻ സാധിക്കുന്നതിൽ കൂടുതൽ ഒരേ സ്ഥലത്ത് പോയിട്ടാകുമ്പോ വലിയ മടുപ്പൊന്നും തോന്നില്ല. പ്രത്യകിച്ച് നമ്മളെ college ദിവസം വരുമ്പോ ആദ്യമൊക്കെ നമ്മൾ പറയും മടുപ്പാണ്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. എല്ലാർക്കും ആഹ് പല സ്ഥലത്താണേലും ഒരേ സ്ഥലം ആയാലും ഇഷ്ടമാണ് കൂടുതൽ അതേ ശരിയാ. ആഹ് എനിക്കും ആദ്യം college ലേയ്ക്ക് വരുന്നതൊക്കെ ഭ~ഭയങ്കര ഒരു ആഹ് ഭയങ്കര കഷ്ടപ്പാടായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോ ആഹ് college തി~തീരാനായതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷെ ഭയങ്കരൊരു ആഹ് കോളേജിനോടൊരു അഹ് ഒരടുപ്പം തോന്നുന്നുണ്ട്. ഇപ്പോ ആയിട്ട്.

ആഹ് tour ന്റെ കാര്യം എന്താണ് എപ്പോഴാണ്‌? ആഹ് അപര്‍ണ്ണക്ക് ഏറ്റവും കൂടുതല് ഇഷ്ട്ടപെടുന്ന കാര്യമെന്താ? ഒരു ഒരു വിനോദമായിട്ട് അപര്‍ണ്ണ അഹ് എല്ലാ life ല് ജീവിതത്തില് ചെയ്യുന്ന കാര്യങ്ങൾ വിനോദം എന്ന് പറയുന്നത് പല രീതിയിലുണ്ട് അതൊരു വിനോദമാണ്. അതുകൊണ്ടാണ് ആ ഞാന് എനിക്ക് ആഹ് cinema കള് കാണുന്നത് ഭയങ്കര ഇഷ്ട്ടാണ്. ആഹ് ഞാ~ ഞാന് ഈ theatre ല് പോയി കാണുന്നതിനെക്കാട്ടും എനിക്ക് വീട്ടിലിരുന്ന് ആഹ് എനിക്കൊറ്റക്കു കാണുന്നതാണ് കൊറച്ചൂടെ ഉം ഭ~ഭയങ്കര ഇഷ്ട്ടാണ് എനിക്ക് കാണുന്നതൊക്കെ. പിന്നെ എ

വീട്ടിലിരുന്നിട്ട് ഞാന്‍ കാണാറുണ്ട് മിക്കവാറൊള്ളത്. cinema കാണാറൊണ്ടോ?

രീതികളുണ്ട് പല വ്യക്തിത്വങ്ങളെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളും ഉണ്ട്.

ആഹ് ചെല ആള്‍ക്കാര്‍ക്ക് ആ കഥെനോട് ഭയങ്കരായിട്ടുള്ളൊരു അടുപ്പായിരിക്കോണ്ടാവാ. ചെലപ്പം ആ അതിന്റകത്തുള്ള കഥ ഒരു രസെല്ലെങ്കിലും, പക്ഷേ പാട്ട് ഭയങ്കര രസായിരിക്കും. എനിക്ക് തോന്നീട്ടുള്ള കാര്യം എന്താന്ന് പറഞ്ഞാല് ഈ ആഹ് തമിഴ് movies ലൊക്കെ തമിഴ് cinema കളിലൊക്കെ മിക്കവാറും ആഹ് കൂടുതലും നല്ല പാട്ടുകളായിരിക്കും.

ഒരേ base ആണെങ്കിലും ആഹ് പാട്ട്ന്ന് പറയുന്നത് ഇതിൻറെ

തട്ടുന്നൊരു പാട്ടായിരിക്കും അവിടെ . ശ്രദ്ധിച്ചിട്ടുണ്ടോ? തമിഴിലെ cinema കാണുന്നത് , ആഹ് തമിഴ് cinema യില് ഏറ്റവും ഒരടിയാണ് ഒരേ രീതിയിലുള്ള ആഹ് കഥകൾ പക്ഷേ തമിഴിലെ പാട്ടുകള് മലയാളത്തിലെ പാട്ടുകളെക്കാളും കൂടുതൽ ഭംഗിയുണ്ട് മലയാളത്തിലെ പഴയ പാട്ടുകള് അത് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആണ് ഞാൻ.

അതെയതെ ഹ് മലയാളം പാട്ട് അതെ മലയാളം പാട്ടുകള് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാന്‍ അഹ് ഇങ്ങനെ വെറുതെയിരിക്കുന്ന സമയത്ത് എൻറെ കൂടുതലും സമയത്തുള്ള എൻറെ ന്നുപറയുന്നത് പാട്ട് കേക്കലാണ്. അഹ് അതുകൊണ്ടുതന്നെ ഞാനിപ്പം അഹ് രണ്ടാമത്തെ അഹ് അഹ് പാട്ട് കേക്കുക്കുന്നതാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇപ്പോ. ആഹ് ഒരു മാസം മാത്രേ ആയിട്ടുള്ളൂ ഇത് വാങ്ങീട്ട്. ഞാനിപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നെ ആ സാധനത്തിലാണ്. ആഹ് എനിക്ക് ഭയങ്കരിഷ്ട്ടാണ് പാട്ടു കേക്കുന്നത്. ആഹ് മലയാളാണ് മലയാളം പാട്ടാണ് ഏറ്റവും കൂടുതല് ഞാന്‍ കേക്കുന്നത്. മലയാളം കഴിഞ്ഞാ പിന്നെ ഹിന്ദി ആഹ് അര്‍ജിത്ത് സിങ്ങിന്‍റെ പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കരിഷ്ട്ടാണ്. ഇഷ്ട്ടാണോ?

നല്ല AAR റഹ്മാന്റെ ഒരു ഹോസന്നാ എന്നുപറഞ്ഞ പാട്ടില്ലേ? കേട്ടിട്ടുണ്ടോ?

ഇളയരാജ മലയാളികൾ ആഹ് വിദ്യാസാഗർ ജോൺസൺ മാഷിൻറെ പാട്ടുകൾ എല്ലാം ഭയങ്കര മനസ്സിൽ പെട്ടെന്ന് പാട്ടുകള്

പിന്നെ നമ്മുടെ പാട്ടുകള് ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ടുനിൽക്കുന്ന പാട്ടുകൾ എന്താ പറയുക എല്ലാവരും പാട്ട് കേൾക്കാൻ അത്രയേറെ ഇഷ്ടപ്പെടുന്ന വ്യക്തികള് എല്ലാരും ear phone ല് പാട്ട് കേട്ടുകൊണ്ട് യാത്ര ചെയ്യുന്നതാ ഒട്ടുമിക്ക നമ്മുടെ കൂട്ടുകാരും ആഹ് ശരിയാ ഞാൻ പണ്ട് ഇങ്ങനെ ആലോചിക്കായിരുന്നു bus ലുള്ള ആൾക്കാര് ഇങ്ങനെ ആഹ് ഇത് പാട്ട് കേൾക്കുന്നതും ആഹ് പാട്ട് കേട്ടോണ്ടായിരിക്കും യാത്ര ചെയ്യുന്നുണ്ടാവുക.

ആഹ് ഇവർക്ക് അതും ഒരു തരത്തിലുള്ള വിനോദം ആണല്ലോ. ആഹ് ഞാൻ അഹ് ഇങ്ങനെ ആലോചിക്കും പക്ഷേ എല്ലാവരും കുറച്ച് കുറച്ച് വയസ്സായി കഴിയുമ്പോൾ മനസ്സിലാകും

ആഹ് എല്ലാവരോടും നല്ല ഒരു നല്ല ബന്ധം വെച്ച് ആഹ് നടത്തുന്നത് ഇഷ്ടപ്പെടുന്നുള്ളൂ. ഞാൻ കുറച്ചായിട്ട് മനസ്സിലാക്കിയതാണ്. ഇപ്പം നമ്മളെ ഈ covid ന്റെ ഈ ഒരു ആഹ് സാഹചര്യമാണ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്.

സ്വന്തം കാര്യങ്ങളുമായി മുന്നോട്ടുപോകുന്ന സമയത്ത് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാൻ പോലും താൽപര്യമില്ല പക്ഷേ സംസാരിച്ചു പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കി. അതും ഒരു വിനോദമായി കാണുന്ന സാഹചര്യം അത് ശരിയാ. എൻറെ class ല് തന്നെ ഒരുപാട് എന്റെ സുഹൃത്തുക്കളുണ്ട് അവര്ക്ക് അവര് എന്ന് പറഞ്ഞാല് college ലെ എല്ലാ മിക്കവാറും എല്ലാ വ്യക്തികളായിട്ട് അവര്ക്ക് ഞാൻ ഞാൻ എപ്പോ അവരുടെ കൂടെ പുറത്തേക്ക് പോയാലും അവര്ക്ക് ആരെങ്കിലും ഒക്കെ അറിയുന്നതായിട്ട് ഉണ്ടാകും. എപ്പോഴും ചിരിച്ച് എല്ലാവരോടും സംസാരിച്ചു നടക്കാൻ ഞാനിപ്പോ ഒരു canteen ലേക്ക് പോകാനാണെങ്കില് ആ പോകുന്ന വഴി അൻപത് വീട്ടില് വരുന്നുവെങ്കില് അൻപത് friends നെ ഇവള് കണ്ട് സംസാരിച്ചിട്ടുണ്ടാവും അപ്പോ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഞാൻ പക്ഷേ അതിൻറെ opposite ആണെന്ന് പറയുന്നില്ല പക്ഷേ ഞാൻ അതിൻറെ എന്നാലും ഒരു പകുതിയാണ് അഹ് കുറച്ച് ആൾക്കാരെ അഹ് അറിയാം വേണം അവരോട് സംസാരിക്കണന്നുണ്ടാകും പക്ഷേ ചിലോർക്ക് എനിക്ക് കണ്ട് സംസാരിക്കാനേ ഒരു ഒരു എന്താ പറയുക

college ന്ന് നമ്മളിപ്പം ആഹ് കുറച്ച് സമയങ്ങളില് അതായത് interval സമയത്തുള്ള യാത്രയില് ചിലപ്പോൾ പരിചയം പോലും ഉണ്ടാകില്ല പക്ഷേ ആ ചിരി

ഈ വിനോദത്തിന്റെ കാര്യങ്ങള് പറഞ്ഞപ്പോഴാ ആഹ് december ല് അഹ് november december ആ സമയത്ത് നടന്ന ആഹ് ഫിഫ വേൾഡ് കപ്പ് കണ്ടിട്ടുണ്ടോ? ഹും ഹും എല്ലാവരെയും ആഘോഷത്തിൽ ആഴ്ത്തിയതല്ലേ ആവേശത്തിലായിരുന്നു എല്ലാവരും അത് ഏറ്റവും കൂടുതല് എനി ആ ആ ആ ഒരു മാസം അഹ് exam ഉണ്ടെങ്കിൽ കൂടെ പരീക്ഷ ഉണ്ടെങ്കിൽ കൂടെ എനിക്ക് പഠിക്കണംന്നുള്ള ഒരു ഒരു തീരെ ഒരു

വലുതായിട്ട് നമുക്ക് അർജൻറീന fans ബ്രസീൽ fans ന്റെ എല്ലാം ആവേശം ആര് തോൽക്കും ആര് ജയിക്കും ഹും status കളില് score കൾ പറയാനുള്ള ആവേശമാണ് കളി കണ്ടിരിക്കാനുള്ള ആവേശമാണ് കളി കാണാനുള്ള അതുപോലെ ഏറ്റവും വലിയ വിനോദം അത് സത്യാണ് ഏ ഞാൻ college ൽ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് ആഹ് ഉം അഹ് ബ്രസീലിന്റെയും അർജൻറീനയുടെയും എല്ലാവരുടെയും ആഹ് ചിത്രങ്ങള് നമുക്ക് കാണാൻ പറ്റും എല്ലായിടത്തും. ഇതുതന്നെ കാണുമ്പോൾ നമുക്ക് ഒരു ആഹ് എന്താ ഞാൻ ഒരു വലിയ ബ്രസീൽ ആരാധകയാണ് അപ്പോ ആ മഞ്ഞയും പച്ചയും colour ള്ള photo കാണുമ്പോ മനസ്സിൻറെ ഉള്ളിൽ ഒരു സന്തോഷണ്ടല്ലോ അത് വേറെ തന്നെയാ. പക്ഷേ ഇവര് ആഹ് അഹ് എന്താ ജയിക്കാൻ ആയിട്ടില്ല എങ്കിലും അടുത്ത കളിക്ക് കേറും എന്നുള്ള ഒരു ഉറപ്പുണ്ട്. ആഹ് ഇപ്രാവശ്യം അർജൻറീന അഹ് അപർണ അർജൻറീന ആരാധികയല്ലേ?

football ആരാധികയെക്കാൾ കൂടുതൽ ഒരു മെസ്സിയുടെ ആരാധിക അല്ലെങ്കിൽ അർജൻറീന ആരാധിക ഒരു മലയാളി ലോകമെമ്പാടും സത്യമാ പക്ഷേ പക്ഷേ എൻറെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം ബ്രസീലിൻറെ ആരാധികയാണ് അപർണ അർജൻന്റിനെന്റെയാണ് പക്ഷേ ആഹ് ഇന്ത്യയില് ഇന്ത്യ ഇങ്ങനെ ഒരു കളിക്ക് ഇന്ത്യ കളിക്കിറങ്ങുവാണെങ്കില് നമ്മള് india ക്കാര് കൂടെയല്ലേ ഇന്ത്യന്റെ കൂടെയല്ലേ നിക്കോളൂ? ഞാനത് ആലോചിക്കാറുണ്ട് എപ്പോഴും. അത് ശരിയാണ് പക്ഷേ ഇന്ത്യയൊന്നും ഒരു കളി അത് സാധ്യമാകുന്ന ഒരു ദിനം കാത്തിരിക്കാം. അതെ അത്, അത് വന്നു കഴിഞ്ഞാല് ഇന്ത്യയുടെ കൂടെ മാത്രമേ ഉണ്ടാകൂ. ആഹ് ഇന്ത്യയില് ഇന്ത്യ അങ്ങനെ ഒരു കളിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ വേറെ ഒരു ചിത്രങ്ങളോ ഒന്നും ഈ, ഈ ഇന്ത്യന്റെ